ആഹ് ആതിരാ പറയൂ. എന്തൊക്കെയുണ്ട് വിശേഷം? കൊറേ നാളായല്ലോ.

*നോട്ട്‌ ക്ലിയർ* ആഹ് ഞാന് വൈകീട്ട്, ഞാനോഫീസിന്ന് വന്ന് കഴിഞ്ഞ് വൈകീട്ടെനിക്ക് സമയല്ല തീരെ. അത് കൊണ്ടാ ഞാനാരെയും വിളിക്കാത്തത്.

ആഹ് ഇപ്പം ഭയങ്കര തിരക്കാ രാവിലെ മുഴുവൻ. രാവിലെ പോണ്ടേ എട്ടരയ്ക്ക് പോകുന്നതാണേ ഞാന്‍

വന്നു കഴിയുമ്പോ ആകെ ഒരു ക്ഷീണം ഞാനൊര് ലോൺ എടുക്കാൻ വേണ്ടീട്ട് നടക്കായിരുന്നൂ അതാ.

എമ് എസ് എമ്മീന്റെ ഒര് ലോൺ ആണ്. അതെങ്ങനെയാണ് എന്ന് കറക്റ്റ് അറിയില്ല. ആഹഹ ഞാന്, ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഏഹ് പ്രൈവറ്റ് ഒരു കമ്പനിയിലാണ്. അവിടേ ആഹ് അവിടേ ഏഹ് സ്മാൾ സ്കയ്ൽ ഇൻഡസ്ട്രിസ്, അതായത് ചെറു കിട വ്യവസായങ്ങൾക്ക് കൊടുക്കുന്ന ഈ എമ് എസ് എം ഇ പറയുന്ന അതാണ്. അതിന്റെ ലോൺ ആണ്.അതിനാണ് ഉദ്യോഗാധാറെന്നും പറഞ്ഞിട്ടൊരെണ്ണം ഉണ്ട്. സംഭവം ഉദ്യോഗാധാർ.

അപ്പോ എനിക്കിത് ഈ ചെറുകിട വ്യവസായത്തിന്റെ ഉള്ളിൽ എനിക്കിത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന അതാണീ ഉദ്യോഗാധാർ. എന്ന് പറഞ്ഞാ *നോട്ട്‌ ക്ലിയർ*.

രജിസ്റ്റർ ചെയ്യാൻ വേണ്ടീട്ടാണോ ഉദ്യോഗാധാറ് എടുക്കണ്ടേ?

ഉം ഉം. അപ്പഴേ നമ്മള് ആധാറ്, ആധാറ് കൊണ്ടാണോ അത് എടുക്കണ്ടത്? ആധാറ് ഉപയോഗിചിട്ടാണോ എടുക്കണ്ടേ?

ഈ നമ്പറാണ് നമ്മളിപ്പം ഒരൂ ഏഹ് പാൻ കാർഡൊക്കെ എടുക്കത്തില്ലേ. പാൻ കാർഡ് എടുക്കുമല്ലൊ. അത് പോലെ ഉദ്യോഗാധാർ എടുത്ത് കഴിയുമ്പോ നമ്മൾക്കൊരു രെജിസ്ട്രേഷൻ നമ്പറുണ്ടാവും. ഈ നമ്പർ കൊണ്ട് നമ്മള് വെച്ച് നോക്കുമ്പഴത്തേക്ക് അടിച്ച് നോക്കാ, ഇപ്പം ആധാറ് ഒരൂ നമ്മളിപ്പൊ ഒരൂ സിം എടുക്കാൻ പോവാണെങ്കില്. നമ്മളിവിടെ ചെന്ന് നമ്മുടെ ആധാർ നമ്പര് പറയുമ്പൊ നമ്മളുടെ കമ്പ്ലീറ്റ് ഡീറ്റെയിലും വരും. ആ വരുമല്ലോ? ഉം.

അതെല്ലേ? ആഹ് അപ്പോ എമ് എസ് എമ്മീ ലോൺ എടുക്കണമെങ്കിലെയ് ഈ ഉദ്യോഗാധാറ് നിർബന്ധാണോ?

അതേല്ലേ അപ്പൊ സർക്കാരിന്റെ മറ്റ് ഏഹ് മറ്റു നമ്മള് ലോണുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടണെങ്കി അപ്പഴിത് ഈ ഈ ഈ ഉദ്യോഗാധാറ് ഉണ്ടെങ്കി എളുപ്പാണോ?

പക്ഷേ ഉദ്യം ആധാറാണ് പിന്നീട് ഉദ്യോഗാധാറായതെന്നുള്ളത്. അങ്ങനെയൊരു ആ ഒരു ധാരണ എനിക്കുണ്ട് പിന്നേ നമ്മള്.

ചെറുകിട വ്യവസായികൾക്ക് അതിന്റെ പല കാര്യങ്ങളും വ്യവസായികൾ ആവുന്നവർക്ക് അറിയത്തില്ല, ഇതിനകത്ത് എന്തൊക്കെയാണ് നേട്ടങ്ങള് കോട്ടങ്ങള് എന്നൊക്കെയുള്ളത് അറിയത്തില്ല. ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മക്ക് ഏഹ് വിചാരിച്ചു കഴിഞ്ഞാ നമ്മക്കെന്തെങ്കിലുമൊക്കെ പല തരത്തിലും ലോൺ എടുക്കാനും അത് നമ്മക്ക് ഏഹ് തിരിച്ച് അടക്കുന്നതിന്റെ അതിന്റെ സബ് സീടീ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ ഇതിന്.

ആഹ് സബ് സീഡി കിട്ടോ? വായ്പ്പ, സബ് സീഡി കിട്ടുന്ന വായ്പ്പകള് പെട്ടെന്ന് കിട്ടോ? ആ സബ്സീഡി മിക്കവാറും എല്ലാ ലോണിലും സബ് സീഡി ഉണ്ട്.

അത് അത് നമ്മള് ശെരിക്കും പറഞ്ഞാല് നമ്മളതിനെ കുറിച്ച് തീരേ അറിവില്ല നമുക്ക്. നമ്മള് ആഹ് നമ്മളിപ്പം ബാങ്കില് ലോണെടുക്കുന്നൂ. ലോൺ എടുക്കുമ്പോ ഏതൊക്കെ ബാങ്കിന്ന് എത്രത്തോളം പലിശക്കാ ലോൺ കിട്ടുന്നത് എന്ന് നമ്മള് അറിയുന്നില്ല. എത്ര തരത്തില് നമ്മക്ക് ലോൺ വാങ്ങിക്കാമെന്നുള്ളത് നമ്മക്കറിയത്തില്ല.

ആഹ് ഞാൻ വ്യവസ, ഇങ്ങനെ ലോൺ എടുക്കാനൊന്നും ഞാനാഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഏഹ് റിയ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ച് പഠിക്കണം. പഠിച്ചിട്ട് നമ്മളിതിനകത്തോട്ട് നമ്മൾക്കെന്തൊക്കെ നേട്ടമുണ്ട് ആദ്യമായിട്ട് ഈ ഉദ്യോഗാധാറിലേക്കൊന്ന് രജിസ്റ്റർ ചെയ്യണം കെട്ടോ. *നോട്ട്‌ ക്ലിയർ*.

ആഹ് രെജിസ്ട്രേഷൻ നമ്മളക്ഷയീ പോയിട്ട് അവിടുത്തെ ഒരു ഫീസുണ്ട്.

നമ്മക്ക് ഇതിന്റെ ഔദ്യോഗിക വെബ് സൈറ്റില് കേറി നമുക്ക് സ്വയം ഇത് ഏഹ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റോ?

നമ്മടെ ഏഹ് എന്താ പറയ *നോട്ട്‌ ക്ലിയർ* അതും ഇതും അങ്ങനെ പലതും നമ്മളെടുത്ത് കയ്യില് വെച്ചോണ്ട് വേണം ഇതൊക്കെ ചെയ്ത് പോവാൻ. ആഹ് അങ്ങനെ ചെയ്ത് ഒരുപാട്, ഒരുപാട് സഹായങ്ങള് കിട്ടും.അങ്ങനേ റിയ അതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കില്. അത് ഈ ഉദ്യോഗാധാറിൽ ചെന്ന് രെജിസ്റ്ററീയാ ആ പോര്‍ട്ടലില്‍ പോയി രജിസ്റ്റർ.

ഈടില്ലാത്ത വായ്പ്പകളൊക്കെ കിട്ടുമായിരിക്കുംലേ? ഈട് വെക്കാത്തെ. കിട്ടോ?

അതിന് ഈ കിട്ടും കിട്ടും. അതിനാണല്ലോ ചെറുകിട ഈ രെജിസ്ട്രേഷനില് നമ്മളൊരു വ്യവസായി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. മനസ്സിലായോ? അതിനകത്ത് ലോൺ ഉണ്ടല്ലോ? ഒരുപാട് ലോൺ എടുത്ത് ചെലപ്പം ഞാൻ ഒരു അഞ്ചാറ് അഞ്ചെട്ട് ലക്ഷം രൂപയൊക്കെ ഇടുക്കുമ്പഴത്തേക്ക് ചെലപ്പം.

അതിനെ കുറിച്ച് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാ. ഒരൂ പത്ത് എമ്പതിനായിരം രൂപാ കൊറച്ച് കിട്ടിയാല് നമ്മക്ക് വല്ല്യ കാര്യമായില്ലേ? അങ്ങനെ ഒക്കെ ആയിരിക്കാം ലോണ് ഇത്രേ തിരിച്ച് അടക്കണം അടക്കണ്ടാ എന്നുള്ളത് എനിക്ക് അത്ര ഷുവര്‍റ്റി ഇല്ല പക്ഷേ ഇതൊക്കെയാണ് സംഭവങ്ങള്. ഉദ്യോഗാധാറ്.

അപ്പൊ ഈ പലിശ പലിശ കോറവിണ്ടോ മറ്റു ബാങ്കുകളെക്കാളും ഈ ഇങ ഇത് എടുത്തു കഴിഞ്ഞാൽ? നമ്മളെ എം എസ് എം ഇ ലോണും പിന്നെ ഇതോ ഉദ്യോഗ ആധാറും കൂടി ആവുമ്പോൾ ? നമ്മുക്ക് പല്ലിഷിം നികുതിയൊക്കെ എളവ് കിട്ടോ ?

പിന്നെ കടേന്ന് സാധനം വാങ്ങിക്കുമ്പോ അതിന്‍റെ നികുതി അടച്ചിട്ടല്ലേ തരുന്നത് അവര് ഇപ്പൊ നമ്മൾ ഒരു ചായ കുടിച്ചാൽ അതിന്റെ ജി എസ് ട്ടി പത്തു രൂപയുടെ ചായക്ക് അഞ്ചു രൂപ ജിഎസ്ടി കൊടുത്തിട്ടല്ലേ തരുന്നത്

ആ അപ്പൊ നികുതി കറക്റ്റ് ആയിട്ട് കൊടുക്കണം . അത് കൊടുക്കണം പലിശ ഇളവ് പലിശ ന്റെ ഇപ്പൊ ബാങ്കിലെ പലിശ ചിലപ്പോ കാണത്തില്ല. വ്യവസായികൾക്ക് കൊടുക്കുന്ന ലോണിൽ ബാങ്കിലെ പലിശ കാണ പലിശ കാണത്തില്ല. എൻ്റെ ഒരു ഊഹം കേട്ടോ? *നോട്ട്‌ ക്ലിയർ* ഞാൻ ഒരു കാര്യം ഇതിനെ അതുവെച് കൊറച്ച് ബന്ധം വന്നതു കൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്.

ആ എന്തായാലും എനിക്കതേയ് ഭയങ്കര ഉപകാരമായിട്ടോ.എനിക്ക് ഇത്രേം വിവരം ഒന്നും അറിയില്ലായിരുന്നു.അപ്പൊ ആ അമ്മ പറയുമ്പളാണ് ഞാൻ ഇത്രേം അറിയുന്നത്.

ആ അതിപ്പോ നമ്മൾ ഓരോന്ന് പറഞ്ഞ് അങ്ങനിം ഇങ്ങനിം അല്ലെ നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുന്നത് *നോട്ട്‌ ക്ലിയർ*. ആ അപ്പൊ ഞാൻ എം എസ ഇ ലോൺ എടുക്കുന്നതിന് മുമ്പ് ആദ്യം പോയി ഉദ്യോഗ ആധാരം എടുക്കണം ലെ?

ആ ഉദ്യോഗ ആധാർ എടുത്താലേ നമ്മുക് ലോണൊക്കെ കിട്ടൊള്ളു.

എന്തയാലും പറഞ്ഞത് നന്നായി അല്ലെങ്കി ഞാനിപ്പോ കൊറേ ചുറ്റി കഴിയാൻ ചുറ്റി കളി ആയെന്നെ

ആ പിന്നെ വേറെ വിശേഷങ്ങൾ? ആ നല്ല വിശേഷം. ഞാനെയ്യ് വിളിക്കാട്ടോ. ഓക്കേ അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി വിളിക്കാ